സ്‌ നമസ്കാരം പറയ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ

എങ്ങനെ പോകുന്നു ജീവിതരീതികളൊക്കെ

ജീവിത രീതികളൊക്കെ ഇങ്ങനെ പോവുന്നുണ്ട് അതിന്റെ കൂടെ നമ്മടെ ഈ കാലാവസ്ഥയുണ്ടാലോ കാലാവസ്ഥ പെട്ടന്ന് പെട്ടന്ന് മാറുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളാക്കായിട്ടാണ് വിഷയം

ആ കാലാവസ്ഥ മാറുന്ന അനുസരിച്ച് നമ്മുടെ ജീവിത ശൈലി രോഗങ്ങൾക്കുണ്ടാവുന്ന ഏഹ് പ്രേശ്നങ്ങളലെ അതെ അതെ അതെ ഈ കാലാവസ്ഥക്കെ ഏഹ് കാലാവസ്ഥ വേദിയാനം അത്കൊണ്ട് തന്നെ പലര് ഭയങ്കരമായ വിഷയങ്ങൾ അവര് നേരുന്നുണ്ടലോ പ്രേതവ സന്ധികൾ കർഷക പ്രേതിസന്ധി അതുപോലെ ഏഹ് കാലാവസ്ഥ വേദിയാനം കാരണമുണ്ടാവുന്ന പര പകർച്ചവ്യാധികൾ അങ്ങനെയെല്ലാം ഭയങ്കര ഏഹ് മനുഷ്യനെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണാലോ എല്ലാതന്നെ

പിന്നെ കാലാവങ്ങളിൽ നമ്മടെ സാമൂഹിക സാമ്പത്തിക രംഗങ്ങൾ തകർച്ചയില്ലേക്ക് പോയികൊണ്ടിരിക്കാണ് നമ്മക്കൊരിക്കലും അതിനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ നമ്മടെ സാമ്പത്തിക മാന്യൻ തോടങ്ങിയ പ്രേശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ടൊണ്ടിരിക്കിന്ന അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വലിയ പ്രേശ്നങ്ങളെക്കാണ് പോവുന്നെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിൽ ഉണ്ടായ പ്രെളയൊക്കെ അതീന്ന് കര കേറാൻ നമ്മൾ മലയാളികൾക്ക് ഇതുവരെ ആയിട്ടില്ല

സാമൂഹികോം സാമ്പത്തികോമായിട്ട്ള്ള ഒരുപാട് പ്രേശ്നങ്ങൾകൂടിയാണ് ഏഹ് നമ്മളിപ്പോഴും കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രെളയത്തിന്റെ ഏഹ് ശേഷിപ്പ് ഇപ്പഴും നമമടെ സമൂഹത്തനെ വളരെയധികമായി ബാധിക്കുന്നുണ്ടലോ ഈ സാമ്പത്തികമായട്ട്ള്ള പ്രേധിസന്ധികൾ കർഷകരെയും യുവാക്കളെയും എല്ലാ മേഖലയിലും തകർച്ച നേരിടാൻ വേണ്ടി പ്രെളയം വല്യൊരു കാരണമായിരുന്നു. ആ ഇത് ഏറ്റോം വലിയൊരു ഏഹ് പ്രേശ്നന്താവെച്ച് കഴിഞ്ഞ നമ്മൾ ഇതിനെതിരെ ഒന്നും ചെയ്യുന്നില്ല കാരണം ഈ കാലാവസ്ഥ വേധിയാനത്തിനുവേണ്ടി നമ്മൾ അതിനെ ഏഹ് തടയാൻ വേണ്ടി നമ്മളതിനുള്ള മുൻക ഏഹ് മുൻകരുതൽ എടുക്കുന്നില്ല ഈ ഏഹ് വാഹങ്ങളിൽ നിന്നുള്ള പുക അതുപോലെ ഏഹ് അന്തരീക്ഷ മലിനീകരം അന്തരി അന്തരീക്ഷ മലിനീകരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ നമ്മുക്ക് നമ്മടെ ഏഹ് കാലാവസ്ഥയെ വളരെ ബാധിക്കുന്നണ്ടാലോ

ഇന്നും ആ ആരും തന്നെ ഏഹ് ഒരു പരിഹാരം കാണാനോ അല്ലെങ്കിൽ ഇതിനൊരു തടയിടാനോ ആരും ശ്രേമിക്കുന്നില്ല എന്നാണ് ഏറ്റോം വല്യ പ്രെശ്നം ഞാൻ കാണുന്നത് കാരണം ഇത് വീണ്ടും വീണ്ടും വീണ്ടും പ്രളയത്തിലേക്ക് നമ്മടെ സംസ്ഥാനം പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ക്ക് ആരെങ്കിലും മുൻകിട്ട് എറങ്ങണം സർക്കാരായിരിക്കണം അത് ചെയണ്ടതാണ് എന്റെ അഭിപ്രായം തീർച്ചായിട്ടും നിരവധി സംഘടനകൾ ഇതിന് എതിരായിട്ട് രംഗത്ത് വരുന്നുണ്ടെങ്കിലും അതൊന്നും ഫലപ്രഥമായ രീതീല് മുന്നോട്ട് കൊണ്ടോവാൻ വേണ്ടി അവർക്കും കഴിയുന്നില്ല നിരവധി പ്രേശ്നങ്ങളാണ് അവരും സഘടനകളും നേരിട്ടൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായിട്ടും ഏഹ് ആളുകളുടെ മധ്യവേ പ്രവവിധ്യയില്ലാത്തതൊക്കെ ഇത് വല്യൊരു പ്രേശ്നത്തിലേക്ക് തന്നെയാണ് നമ്മളെ ഒരു സമൂഹത്തേക്ക് എത്തിക്കേണ്ടിരിക്കുന്നത് ഒരേപോലെ ഏഹ് മഴയുടെ ഏഹ് അളവ് കൂടുന്നതും ഏഹ് ചൂടിന്റെ അളവ് വർധിക്കുന്നതും തന്നെ മാറി മാറി സംഭവിക്കുന്നതോണ്ട് തന്നെ ആളുകൾക്ക് ഏഹ് കുരുത്തരമായ ആരോഗ്യ പ്രേശ്നങ്ങളുണ്ടാവുന്നുണ്ട്. ഒരേ ദിവസം ഭയങ്കര മഴയാണെങ്കിൽ കാലാവസ്ഥ പിറ്റേസം ഏഹ് എങ്ങനെയായിരിക്കും ഭയങ്കര ചൂടായിരിക്കും ഇത് ആളുകളിൽ ഏഹ് ഒരു തരം ഏഹ് പണിയും മറ്റു രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത്

ഏഹ് കൂടാ ചെയുന്നുണ്ട് പോരാത്തതിന് ഇപ്പൊ ഉണ്ടായിട്ടുള്ള പല ഏഹ് വിഷങ്ങളുണ്ടലോ ഇപ്പൊ ദേ നമ്മുടെ തിരവന്തപുരത്ത് ഏഹ് മഴകുള്ള സാധ്യത ഭയങ്കരായിട്ട് വരുന്നുണ്ട് കാര്യാതിപ്പോ

ഏഹ് ഒരു തണുപ്പ് കലാണ് തണുപ്പ് ഏഹ് അല്ലാത്ത വൃഷിക കാലത്തിലും ഇങ്ങനൊരു ഏഹ് മഴക്കുള്ള സാധ്യത എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഏഹ് തെ ഏഹ് കാലാവസ്ഥേടെ ആയിട്ട് യോജിക്കാത്തൊരു കാര്യമാണ് നമ്മടെ സംസഥാനത്തിന്റെയും അതുപോലെന്നെ ഭാരതിന്റെ ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞ തീർച്ചായിട്ടും ഇപ്പൊ കുട്ടികൾ ഇണ്ടാവുന്ന ചെറിയ ചെറിയ രോഗങ്ങൾ അതൊക്കെ ഈ കാലാവസ്ഥയെ വലാതെ ഓ കാലാവസ്ഥ കാരണമാണ് കാരണം ചെറിയ കുട്ടികൾ ഇണ്ടാവുന്ന അടിക്കടി ഇണ്ടാവുന്ന പനി ചുമ്മ ജലദോഷം കുട്ടിക്കള്ളത് വലിയ രീതിയില്ള്ള ആരോഗ്യ പ്രേശ്നങ്ങളാണ് ഇണ്ടാകുന്നത്

അത് പ്രേധിരോധിക്കാൻ വേണ്ടീട്ട് നമ്മുക്ക് ഇതുവരെ വല്യ മാർഗങ്ങളൊന്നും കണ്ടത്താൻ നമ്മടെ ആരോഗ്യ വകുപ്പിനും കഴിഞ്ഞിട്ടില്ല അത് നമ്മടൊരു പോരായിമ തന്നെയാണ് ഈ കാലാവസ്ഥ നമ്മുക്കിപ്പോ പ്രേധിരോധികനായിട്ട് ഉം മരങ്ങൾ വെച്ച് പിടിപ്പിക്കാ തുടങ്ങിയ മാർഗങ്ങളിണ്ടെങ്കിൽ നമ്മൾ അതിന് മുതിരാറില്ല നമ്മൾ ദിനം പ്രേധി മരങ്ങൾ വെട്ടി മുറിച്ചും പ്രെകൾ നശിപ്പിച്ചും നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ ജീവിതം തന്നെ ബുദ്ധിമുട്ടിലേക്ക് ആക്കി കൊണ്ടിരിയ്ക്കാണ്

നമ്മുക്ക് വേണ്ടത് സുത്തിനമായിട്ടുള്ള ഒരു മാർഗമാണ് അതിനെ വേണ്ടീട്ട്ള്ള പ്രീതിരോധം നമ്മൾ തീർക്കുന്നില്ല എന്നുള്ളതാണ് ഒര് യാഥാർഥ്യം ആ ആ നമ്മുടെ ഇപ്പൊ ഏഹ് നമ്മൾ കാണുന്ന വേറെയൊരു വിഷയം ന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്തണ് കാലാവസ്ഥ കാരണമെന്ന് നമ്മടെ ഭക്ഷ്യ ഏഹ് വി

ഉം തീർച്ചായും തീർച്ചായും ഈ പറഞ്ഞ കാര്യത്തോട് ഞാനും തീർച്ചായിട്ടും യോജിക്കുന്ന്ണ്ട് എന്താന്ന് വെച്ച നിരവ ഏഹ് നിരന്തരമായിട്ട് നമ്മടെ ഭക്ഷ്യ ഉൽപനങ്ങൾക്ക് സംസ്ഥാനത്ത് ഉണ്ടാവുന്ന വില കയറ്റം സാധാരണക്കാരായ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇത് സമൂഹത്തിലും നമ്മക്കും ഏഹ് വല്ലാത്ത രീതിയിലുള്ളൊരു പ്രേശ്നായിട്ടെനെയാണ് മാറുന്നത് ആ നമ്മുക്ക് നമ്മൾ പറഞ്ഞ അധികം സമയം അധികരിപ്പിച്ചിട്ടിന്നു കാലാവസ്ഥേ കുറിച്ച് നമ്മുക്ക് വീണ്ടും ചർചയ്യാമല്ലോ